സുഖമായിരിക്കുന്നു എന്തൊക്കെയാണ് താങ്കളുടെ വിശേഷങ്ങൾ സുഖായിരിക്കുന്നു പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു

യാത്രകള് രസാല്ലേ എവിടേക്കെങ്കിലും ഇങ്ങനെ പോകാ എന്ന് പറഞ്ഞ നല്ല രസമുള്ള ഒരു കാര്യമാണ്

കൂടെ വന്നത് ആരാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മക്ക് ഇപ്പൊ നമ്മളെ വൈബിന് നോക്കുന്ന ഒരാൾ ഉണ്ടയാൽ മതി . നമ്മളെ രസത്തിനോക്കുന്ന ഒരാളുണ്ടാവുമ്പോൾ അതൊരു രസാല്ലേ അങ്ങനെ പോയി തീവണ്ടിയിൽ ഇങ്ങനെ പോകാൻ ഒരു രസാണല്ലോ തീവണ്ടിയിൽ ഇങ്ങനെ ഇപ്പൊ നമ്മളെ മേട്ടുപ്പാളയത്തിനു ഒരു രണ്ടു മൂന്നു മണിക്കൂർ ഇരുന്നാൽ ഊട്ടിക്ക് എത്താൻ പറ്റും

പഴയ തീവണ്ടി ആഹ് പഴയ തീവണ്ടിയിൽ ഇങ്ങനെ യാത്ര പോവാൻ നല്ല രസമുള്ളൊരു പരിപാടിയാണ് അതിൽ ഇങ്ങനെ അതിൽ ഇരുന്നിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുക ഒപ്പം നമുക്ക് പറ്റിയ ഒരാളുണ്ടാവുക എന്ന പാട്ടു ഇങ്ങനെ ഇടുക പാട്ടു ഇട്ടിട്ടു ഇങ്ങനെ ഒരു ബോഗി ഒരു സ്ഥലത്തു ഇങ്ങനെ നമ്മൾ രണ്ടാളും മാത്രം ഇങ്ങനെ സംസാരിക്കുക പാട്ടു ഇടുക അങ്ങനെ ചാടി കളിക്കുക അങ്ങനെയൊക്കെ ഒരു രസത്തില് അടിപൊളി ആയിട്ടു അവിടെ അങ്ങനെ എത്തി. അവിടെ പിന്നെ നമ്മളെ ഓട്-=ഊട്ടി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പല്ലേ

ഈ തീവണ്ടി പോകുന്ന പാതയൊക്കെ അതീവ സുന്ദരമായ പാതയാണോ അതോ

അത് വീഡിയോനേക്കാൾ അടിപൊളിയാണ് കാണാൻ എന്താ രസം എന്നറിയോ നല്ല ചെലവേറിയ യാത്രയാനോ അത് ചെലവ് അത്ര ചെലവ് ഒന്നും ഇല്ല ചെറിയ ചെലവേ ഉള്ളൂ

ചെറിയ ചെലവെ ഉള്ളൂ പിന്നെ അവിടെ പോയാൽ ഊട്ടി പോയാൽ ഊട്ടിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അത് നമ്മൾ മുഖ്യായിട്ടു ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നു വച്ചാൽ ഊട്ടിയിലത്തെ ഒരു മസാല ചായ ഉണ്ട് അത് നല്ല രസാണ് അത് എത്ര വരും വില എത്ര വരും മുപ്പത് രൂപയാണ് മുപ്പത് രൂപയാണ് എന്നാണ് എന്റെ ഓർമ്മ മുപ്പത് രൂപയാണ്

ഓഹ് അതീവ രുചിയായിരിക്കും അല്ലെ ഓഹ് ഉറപ്പല്ലേ നല്ല രുചിയായിരുന്നു അത് എന്നാ ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ അവിടത്തന്നെ ഉണ്ടാക്കുന്നതാണോ അതോ

മുപ്പത് ഉറുപ്പിക ഒക്കെ തന്നെ ചങ്ങാതി പക്ഷെ കുറച്ചു റിസ്ക് അല്ലെ മുപ്പത് ഉറുപ്പിക എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടൂല്ലല്ലോ മുപ്പത് ഉറുപ്പിക കൊണ്ട് പിന്നെ ഇങ്ങോട് പോരുമ്പോ കെ എസ് ആർ ടി സി കേറാല്ലോ പാലക്കാടുന്നു മണ്ണാർക്കാട് വരെ കെ എസ് ആർ ടി സി കേറാൻ പറ്റി മുപ്പത് രൂപ കൊണ്ട്

പൈസ കൊടുത്തിട്ടാണോ യാത്ര ചെയ്യാറുണ് നിങ്ങൾ കൈ കാട്ടിയിട്ടോ പോകാറില്ലേ

കെ എസ് ആർ ടി സി യിൽ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി യിൽ കേറേണ്ടി വരില്ലേ കെ എസ് ആർ ടി സി യിൽ കൈകാട്ടിയാൽ പൈസ കൊടുക്കണല്ലോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ക്കാർ നമ്മളെ ചവിട്ടൂലെ ചവിട്ടുമോ എന്നറിയില്ല എന്നാലും

പുറത്താക്കാൻ സാധ്യത ഒന്നുല്ല പറഞ്ഞാൽ മതി

വൈകാരികമായിട്ടു അവതരിപ്പിച്ചാൽ മതി കാര്യങ്ങൾ പണം പോയി ഒരു കള്ളൻ മോഷ്ടിച്ച്

ആ ചളി അടിക്കല്ലേ കാര്യം പറ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് . നിങ്ങൾ യാത്ര ഒന്നും പോവാറില്ലേ നിങ്ങൾക്ക് യാത്രയൊന്നും ഇഷ്ടമല്ലേ നമ്മൾ പോവാറുണ്ട് നമ്മൾ ഇന്റർനാഷണൽ യാത്രകളെ നടത്താറുള്ളു

വിദേശത്തേക്കുള്ള യാത്രകൾ പക്ഷെ ഉറക്കത്തിലാണ് പോകാറ് കാര്യമായിട്ട്

നിങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഉറക്കത്തിൽ ഇങ്ങനെ യാത്ര പോകുന്നത്

കാരണം ഉറക്കത്തിൽ ചിലപ്പോ യാഥാർഥ്യങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉറക്കത്തിൽ നേടിയെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് താങ്കൾ അങ്ങനയെയൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഉറക്കത്തിൽ ഇടക്കൊക്കെ എപ്പോഴൊന്നും ഇല്ല ഇടക്കൊക്കെ ഒന്ന് രണ്ടു യാത്രകൾ പോകും ഈയടുത്തു മംഗോളിയ പോയി അങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതമാണ് ജീവിതം എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ അതല്ലേ നല്ലത് വൈൻഡ് അപ്പ് ചെയ്യണ്ട അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്